എൻറെ ആദ്യത്തെ ആയിരുന്നു. ഞാനും ഈ എല്ലാ പ്രാവശ്യവും നമ്മുടെ friends പറയുന്ന കേൾക്കുന്ന ആളല്ലേ നാടക ഉത്സവത്തിന് ചേരണമെന്ന് ഒക്കെ അപ്പോ ഇപ്രാവശ്യം എന്തായാലും ഒരു സമയം കിട്ടിയപ്പോൾ തൃശ്ശൂർക്ക് കയറി. മൊത്തം ഞാൻ പത്ത് ദിവസം ഇരുന്ന് കണ്ടൂട്ടോ. വളരെ വളരെ പത്ത് ദിവസം ഉണ്ടല്ലേ? ആ നാടകം ആയത് കൊണ്ട് സമയം കുറച്ചും കൂടെ ആ ബുദ്ധിമുട്ടാണല്ലോ

ഏതാണ്ട് film festival പോലെ പക്ഷേ ഇതാ ഉച്ചയ്ക്ക് ശേഷല്ലേ നാടകങ്ങൾ തുടങ്ങാൻ പറ്റുളളൂ അപ്പോ ഉച്ചയ്ക്കുശേഷം കഴിഞ്ഞ്

നാടകങ്ങൾ തുടങ്ങുക അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഒരു മൂന്നെണ്ണം ഉണ്ടാകും minimum ഒരു മൂന്നെണ്ണം ഉണ്ടാകും രാത്രി വരെ അപ്പോ നമുക്ക് ഒരാൾക്ക് ഒരു രണ്ട് എണ്ണം എങ്കിലും കാണാൻ സാധിക്കും ഒരു ദിവസം അപ്പോ പത്ത് ദിവസം അങ്ങനെ പക്ഷേ എനിക്ക് ശരിക്കും നമ്മുടെ മുൻപ് അവിടുത്ത IFFC യെക്കാൾ കുറെ കൂടി ഇഷ്ടപ്പെട്ടത് സത്യായിട്ടും ആണ്. ഇത് ഞാൻ ഇനിയും ഒരിക്കൽ കൂടി തിരിച്ച് ഇനിയും അടുത്ത വർഷം വരാൻ പോകുന്ന രീതിയിലായിരുന്നു എനിക്ക് തോന്നിയത്. പിന്നെ ആ ഈ സമയായതുകൊണ്ട് കുറച്ചും കൂടെ മനുഷ്യൻ ഇടപെടുന്ന എന്നിട്ടോ വളരെ വലിയ വ്യക്തികളൊന്നും അല്ലല്ലോ ഒരു പത്തോ രണ്ടായിരം പേരൊക്കെ അല്ലേ കാണൂ? യശസ്സിൽ അല്ല അത് കാ~കാരണം ആൾക്കാര് കുറയുമ്പഴും, കുറയുമ്പം കുറെ കൂടി നാടകോത്സവമൊക്കെ കുറച്ചുകൂടി അടുത്തിരുന്ന് കാണുന്ന കുറച്ച് audience വേണ്ട ഒരു പരിപാടിയാണിത്. അപ്പൊ ആ രീതിക്ക്

കുറച്ചൂടെ aged ആയിട്ടുള്ള ആളുകളാണ് പ്രായുള്ള മനുഷ്യരാണ് കൂടുതലുള്ളത്. പിന്നെ അതിന്റേതായിട്ടുള്ള ഒരു വേറൊരു രീതിയിൽ ഒരു seriousness ഉം അതിനുണ്ടായിരുന്നു. പിന്നെ നാടകം അത്രയും നമ്മള് ശ്രദ്ധിച്ച് മറ്റേ കുറച്ചൂടെ എന്താ പറയുക ഈ തോന്നും പോലെ ശബ്ദം ഉണ്ടാക്കാനും, കളിക്കാനും, ചിരിക്കാനും ഒന്നും പറ്റില്ലല്ലോ. അത് live യി നടക്കുന്ന സംഗതിയല്ലേ അപ്പൊ കുറെ കൂടി നല്ല ഒരു audience ആയിരുന്നു. പക്ഷേ അതില് ഞാന് എനിക്ക് ആ പറയണം എന്ന് ഉണ്ടായിട്ടുള്ള ഒരു കാര്യണ്ടായിരുന്നു ആ എടയ്ക്ക് ഞാൻ എന്നിട്ട് വിളിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇയാളെ ഈ ഞാനൊരു

എ~എനിക്ക് അങ്ങേരെ കിട്ടിയില്ല, പക്ഷേ ഞാനൊരു തമിഴ് നാടകം കണ്ടായിരുന്നു അപ്പോ ഞാന് international നാടകങ്ങൾ ഒക്കെ ഞാന് ഏകദേശം അത് അതൊരു പുതുമ ആയിരിക്കും ഭയങ്കര എന്തെങ്കിലുമൊക്കെ രീതിയില് നമുക്ക് രസ ഉള്ളതായിരിക്കും എന്ന് എനിക്ക് ഏതാണ്ട് ഉറപ്പായിരുന്നു. ഏറെക്കുറെ ആ പക്ഷേ indian നാടകങ്ങളില്~ല് തുടക്കത്തില് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അതുപോലെയാണ് തുടക്കം കണ്ടതും ഒക്കെ.

എന്റമ്മോ ഒരു രക്ഷയില്ല രണ്ട് ആ രണ്ട് മണിക്കൂറാണ് ആ നാടകം. എല്ലാ നാടകവും ഒന്നരമണിക്കൂർ ഒന്നേമുക്കാൽ മണിക്കൂർ ഒക്കെ ഉണ്ടാകും atleast ഒരു one ഒരു മണിക്കൂറിനുള്ളിൽ ഉറപ്പാണ് ഇത് രണ്ടുമണിക്കൂറിന്റെ നാടകം ആയിരുന്നു.

രണ്ടു മണിക്കൂർ നാടകത്തിനെ സംബന്ധിച്ച് അത്യാവശ്യം ആ മുന്നേ ഇതുപോലെ സമയം ഉണ്ടായിരുന്നു. ഉണ്ട്, ഉണ്ട് ഹസാത്ത് ഇപ്പോൾ വീണ്ടും വരുന്നൂന്ന് പറഞ്ഞിട്ട് ദീപൻ ശിവരാമൻറെ അല്ലേ? ദീപൻ ശിവരാമൻ എന്നല്ലേ? ആ ദീപക് ശിവറാം. ഏത് ശിവരാമൻ എന്നല്ലേ? അല്ലേ? ആ ആളായിരുന്നു അത് തന്നെ ആള്. എന്നിട്ട് ഇതെന്താ ഈ, ഈ, ഈ നാടകം എന്താ അത് പറഞ്ഞില്ലല്ലോ തമിഴ് നാടകത്തിൻറെ പേര് ആ ഇടക്കിനി കഥയാർത്ഥം, അങ്ങനെയൊരു കഥയാരഭം അങ്ങനെ എന്തോ ഒരു പേരായിരുന്നു ഇടക്കിനി കഥയാരതം അങ്ങനെ ഒരു പേരായിരുന്നു അപ്പോ അത് തമിഴ്നാട്ടില് മണൽ മകുടീന്ന് പറയുന്നൊരു theatre ഉണ്ട് അപ്പോം മണൽ മകുടി theaters ആണ് അത് അവതരിപ്പിച്ചത്. അത് കാണുമ്പോൾ നമ്മള് ആ നമ്മുടെ പഴ~പരിയിടം പെരുമാൾ ഇല്ലേ cinema അതിൻറെ ഏറ്റവും മധ്യരൂ pro version കുറെക്കൂടി ആ മനുഷ്യരും ആ അവരുടെ migration അവരുടെ ഭൂമി അവരുടെ

ആ stage performance തന്നെയാണോ അതോ ഓ open സ്ഥലത്താണോ?

highlight ചെയ്യുക ബാക്കിയുള്ളവരെ അവരുടെ കൂടെ ചെയ്യുക അതല്ല, ഈ എട്ട് പേര് ഒരുമിച്ചാണ് അവിടെ ഒരു അവരുടെ action ൽ എല്ലാം കൂടെ ഒരുമിച്ചുള്ള ഒരു collective action ആയിരുന്നു. പക്ഷേ

direct അവരുടെ എല്ലാ actions ഉം direct നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ഉന്തി കയറുക എന്ന് പറയില്ലേ, അതായിരുന്നു ഞാൻ നമുക്ക് stop ചെയ്യാൻ പോലും പറ്റില്ല എന്നുള്ള അവസ്ഥ, അതായിരുന്നു എനിക്ക് എന്നിട്ട് തോന്നി പറ്റുവാണെങ്കില് ആ ഇവരുടെ സ്ഥലത്ത് കോവിൽ പെട്ടിയോ അങ്ങനെ എന്തോ ഒരു സ്ഥലാണ് എനിക്ക് ആ സ്ഥലം വിട്ടുപോയി പറ്റുവാണെങ്കില് ഇടയ്ക്ക് ഇവരെ ഒന്ന് കാണണമെന്നുണ്ട് അത്രയും എനിക്കിഷ്ടപ്പെട്ടു. കോവിൽ പെട്ടി അങ്ങ് അടുത്തെവിടെയോ ഉള്ള സ്ഥലം ആണെന്ന് തോന്നുന്നു സ്ഥലപ്പേര് നമുക്ക് പരിചയമുണ്ട്.

ആ ഇവരെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ഞാനത് ഇപ്പഴും സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ആ ഞാന് ആ തിരുവനന്തപുരം വരുമ്പോൾ കാണിച്ചുതരാം അപ്പോ അ ഒരു കത്ത് എടുത്തിട്ട് അയക്കേണ്ടേ ഇണ്ടല്ലോ ഒരു വാര്യന്തപ്പതിപ്പിന്റെ first ന്റെ front page എന്ന് പറഞ്ഞാൽ എത്രയുണ്ട്? അപ്പോ പിന്നെ അത് മൊത്തം എടുത്ത് അയക്കണം.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

അവര് മാത്രം അല്ല എല്ലാവരും കൂടി ചേർന്നാണ് കഥ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവരുടെ ചോരയ്ക്ക് വേണ്ടിയിട്ട് ഇവർ ഒരുമിച്ച് ഇങ്ങനെ ഏഷ്യ പഴയ പുരാതന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ. അവിടേക്കൊക്കെ തമിഴ്നാട് പല സ്ഥലങ്ങളിലൂടെയും hills ലൂടെയും travel ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളൊക്കെ collect ചെയ്ത് അങ്ങനെയാണ് അവര് ചെയ്യുന്നത്. ഇത് മറ്റേ ഒരാള് പോകുമ്പോൾ ഒരാള്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

ആ ഇത് വല്ലാത്ത ഒരു കാഴ്ചയായിരുന്നു ഇത് correct നമ്മുടെ international നാടകങ്ങൾക്ക് ഒപ്പം വെക്കില്ലേ അത്രയും സാധ്യത എല്ലാം കൂടെ അതാണീ ഞാൻ stage എങ്ങനാ open stage ആണോ? stage ആണോ? ചോദിച്ചത് അതുകൊണ്ടാ അങ്ങനെ ഒരു സാധ്യതയും അതുപോലെ പാവകളെ ഉപയോഗിച്ചിട്ട് ഒക്കെയാണ് അവര് representations നടത്തുന്നത്. അപ്പോ ഈ അതായത് കഥ പറയുമ്പോ correct ആയിട്ടത് fiction മാണ് fictional ആയിട്ടുള്ള ഒരു usage ആണ്. പക്ഷേ ഭയങ്കരായിട്ട് കണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന അ~അതാണ് അപ്പോൾ നമുക്ക് ഭയങ്കരായിട്ടുള്ള അഭിമാനം തോന്നും okay തമിഴ്നാട്ടിൽ നിന്ന് ഇ~ഇന്ത്യയിലെ നാടകങ്ങൾ പലതും കണ്ടിട്ട് ആ അതിനെ തമിഴ്നാട്ടിലെ ഏറ്റവും മികച്ചത് ആയിട്ട് ബാക്കിയൊന്നും എടുത്തു പറയാൻ പോലും കാര്യായിട്ട് ഇല്ലായിരുന്നു. രണ്ടുമൂന്നെണ്ണം കണ്ടത്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 അതേ. അപ്പോൾ ആ ഇതൊരു വല്ലാത്തൊരു അനുഭവായിരുന്നു ഈ തമിഴ് നാടകം പിന്നെ ഉള്ളത് ലബനൻ ആ അത് ലബനൻ വേറൊരു ഇത് ദീപക് ശിവരാമിന്റെ കാര്യം പറഞ്ഞതെന്താ? ഈ festival ൻറെ ഇടയ്ക്ക് പുള്ളിയെ കണ്ടായിരുന്നോ? ആയിട്ടുള്ളത് ദീപൻ ശിവരാമൻ പിന്നെ അനുരാധ കപൂറ് ഇവരൊക്കെ ആയിരുന്നു ഉള്ളത് അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഇതിന് കേറാന്ന് തന്നെ വിചാരിച്ചത് ആ കാണാൻ ഒന്നൂടെ ഒരു വിശ്വാസം തോന്നിയത് ഞാന് നമ്മള് capacity, capacity എപ്പഴാ കണ്ടേ? ഇയാള് എപ്പഴാ കണ്ടേ? വഫ് വഫാത്ത് രണ്ടായിരത്തി പതിനാറ്, രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി പതിനേഴ് march പതിനേഴിൽ ആണ് അല്ലേ? എനിക്കും ഞാനും ഏത് സമയത്താണ് കണ്ടതെന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷേ എനിക്ക് തോന്നണു ഞാനും അത് തന്നെയാണ് കണ്ടിട്ടുള്ളത് എന്ന് എനിക്ക് പതിനേഴാണ് ഇപ്പോഴും ഓർമ്മ വരുന്നത്.

അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ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 നമ്മൾ ഒരുമിച്ച് എഴുതിയ ആ നാടകം അന്നേരേ ഉണ്ടായിരുന്നുള്ളൂ ഖസാക്കിന്റെ ഇതിഹാസം ഞാൻ ഞാന് തിരുവനന്തപുരത്ത് സമയത്തായിരുന്നു ഇവിടെ work ചെയ്യുന്നുണ്ട്.

എൻറെ ഓർമ്മയില് ഖസാക്കിന്റെ ഇതിഹാസം ആ ഒരു open ആയിട്ടുള്ള വേദിയിൽ അല്ലേ നടന്നത്? അതിൽ തന്നെയാണോ? ആ അത് open ഇത് അവിടെ ആയിരുന്നു ഇത് അവിടുന്ന് അത് അത് തന്നെയാണ് അപ്പൊ പിന്നെ നമ്മള് കണ്ടത് ഒരേ നാടകാണ് പക്ഷേ നമ്മള് തമ്മില് അന്ന് വലിയ പരിചയം ഇല്ലാത്തകൊണ്ട് ആയിരിക്കും. അതെ ഞാനും work ലല്ലേ അപ്പോ ആ audience ആയിട്ട് ഇരുന്ന് കണ്ടതാ എൻറെ ആദ്യത്തെ നാടകായിരുന്നു ഖസാക്കിന്റെ ഇതിഹാസം എൻറെ ഓർമ്മയില് എൻറെ ആദ്യത്തെ നാടകായിരുന്നു അത് അത്രയും മികച്ചതായി എന്നുള്ളതാണ് ഭാവിയില് നാടകം കാണാൻ ഉത്സാഹ

അതാണ് ഞാ ബാ

നാടകം ഉണ്ടാകാറുണ്ട് പക്ഷേ ഞങ്ങടെ ഈ ഇവിടെ ഇപ്പം ഉത്സവങ്ങളിൽ മാ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

അങ്ങനെ നാടകം പക്ഷേ ഇപ്പോ നാടകം നടത്തുന്നുണ്ട് ഇപ്പോ പല വേദികളും നാടകം നടത്തുന്നുണ്ട് ഇവിടെ പാലക്കാട് ഒക്കെ അത്യാവശ്യം കുറേ കലകൾ അവിടെ എല്ലാ വർഷത്തിലും നടത്താറണ്ട്

ഇപ്പോ കഥ മാറി പക്ഷേ എൻറെ ഓർമ്മയില് ഒരുപക്ഷേ എനിക്ക് അറിയാത്തത് കൊണ്ട് ആയിരിക്കുട്ടോ എനിക്ക് അന്നൊന്നും ഇതിനെക്കുറിച്ച് വലിയ അറിവില്ല അപ്പോ പാലക്കാട്ട് നിന്ന് നാടകം കണ്ടത് ഓർമ്മയില്ല പക്ഷേ അതെ ആ ഖസാക്കിന്റെ ഇതിഹാസം ആ എൻറെ ആദ്യത്തെ നാടകം. ഞാനീ team ആരാന്നൊന്ന് നോക്കട്ടെ നോക്കിയിട്ട് വിളിക്കാം ഇതെനിക്ക് ഈ ഇതും കേട്ടപ്പോൾ അ ഞങ്ങള് work ചെയ്ത festival ന് ഉണ്ടായിരുന്ന ഒരു team ൻറെ ആള്

വേറെ കാര്യങ്ങൾ festival ഒക്കെ

അതെ അങ്ങനെ ഒന്ന് ആയിരുന്നു അതുകൊണ്ട് അത് എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. എൻറെ കയ്യിൽ അതിൻറെ ഒരു chart ആണ് ഉള്ളത് ഏതൊക്കെ നാടകങ്ങൾ എന്നുള്ളതിന്റെ ഒരു chart ഉണ്ട് അത് ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. ആ team കളെയൊക്കെ അറിയാലോ ചുമ്മാ അത്യാവശ്യം കയറി facebook ലും നമുക്ക് ഇടാലോ അടുത്ത details കയ്യിലുണ്ട് എന്തായാലും നേരിട്ട് കാണുമ്പോ പറഞ്ഞു തരാം okay അപ്പോ ശരി എന്നാൽ ഉം okay bye എപ്പഴാ വരുന്നേ? അല്ല ഇനി എപ്പഴാ വരുക? വരുന്ന എപ്പഴാ? ഒരു നാല് ദിവസം കഴിഞ്ഞ് വരും. അതെ okay.

hello നമസ്കാരം ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ പറ്റിയാണ് ഒരു Portuguesefoot baller ആണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. ഡോസ് സാന്റോസ് നിലയിൽ പോർച്ചുഗൽ ദേശീയ Team ന് വേണ്ടിയും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 റൊണാൾഡോയുടെ മികച്ച കഴിവുകൾ ശ്രദ്ധിച്ച് manchester united ഉം സർക്കാർ അലക്സ് four റുസെല്ല് രണ്ടായിരത്തി മൂന്നിൽ പതിനെട്ടു വയസ്സുള്ള റൊണാൾഡോയുമായി ലക്ഷ പന്ത്രണ്ട്ല് ഏർ Point ലക്ഷത്തിനു കരാറിലേർപ്പെട്ടു.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 രണ്ടായിരത്തിയെട്ടിൽ റൊണാൾഡോ തന്റെ ആദ്യ UFchampions league നേടി കലാശ കളിയിലെ മികച്ച കളിക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇദ്ദേഹം ആയിരുന്നു അതേ വർഷം റൊണാൾഡോ FIFA world player of the year ആയും FIFApro world player of the year ആയും തിരഞ്ഞെടുക്കപ്പെട്ടു കൂടെ നാൽപതു വർഷത്തിൽ manchester united city ൽ നിന്നുമുള്ള ആദ്യ ballon d'or ജേതാവുമായി രണ്ടായിരത്തിയെട്ട്‌ season ഇൽ റൊണാൾഡോയുടെ മികച്ച പ്രകടനത്തിന് ശേഷം ഇതിഹാസ ലെ തർ താരം ജൊഹാൻ ക്രൈസ് റൊണാൾഡോയിന് ജോർജ് സ്റ്റൈബും ഡെലോവിനു മുകളിൽ സ്ഥാനം കൊടുത്തു

രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പതിനഞ്ച്‌ പതിനാറ് season ൽ റൊണാൾഡോയുടെ career ൽ മികച്ച ഏറ്റവും മികച്ച season ആയി കണക്കാക്കുന്നു ലോകത്തിലെ ഏറ്റവും വിപണനപരമായും ഷാ പ്രശസ്തവുമായ കായിക താരങ്ങളിൽ ഒരാളായാണ് റൊണാൾഡോ

ലോകത്തെ ഏറ്റവും ശു പ്രശസ്തമായ തിരഞ്ഞെടുക്കപ്പെട്ടു സമയം ഏറ്റവും കൂടുതൽ നൂറു പേരുടെ പട്ടികയിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തി. രണ്ടായിരത്തി പതിനാറിൽ ലോകത്തെ സ്വാധീനിച്ച ആളുകൾ

ഇനി ഒരു മകനെ കൂടി വളർത്താനുള്ള ശേഷി ആ കുടുംബത്തിന് ഇല്ലായിരുന്നു. അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന്റെ അമ്മ ഗർഭാവസ്ഥയിൽ തന്നെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു ഗർഭാവസ്ഥയിലുള്ള ആ റൊണാൾഡോയെ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 പോർച്ചുഗലിൽ മഥേരിയിൽ ഫ്യൂഞ്ചാലിലാണ് ജനിച്ചത് അച്ഛൻ ജോസൊ ഡിനിസ് അവിറോ അമ്മ മരിയ ഡൊളോസ് ഡോസ് സ്റ്റാനാവിർ തൻറെ പ്രിയപ്പെട്ട നടനും അന്ത്യ അന്നത്തെ അമേരിക്കൻ പ്രസിഡണ്ടുമായ റൊണാൾഡോയുടെ പേരാണ് അച്ഛൻ തൻറെ ഇളയ മകനിട്ടത്. റൊണാൾഡോയിന് ഹ്യൂഗോ എന്ന ഒരു ജേഷ്ഠനും എല്മ ലിയാന കായിക കാസിയ എന്ന രണ്ടു ഉണ്ടായിരുന്നു തുട തുടക്കം റൊണാൾഡോ വളരുന്നു വളർന്നു വന്ന പോർച്ചുഗീസ് club ആണ് എട്ടാം വയസ്സിൽ അപ്പുറത്തെ Team ആയ ആൻഡ്രോയ്ഡ് വേണ്ടി കളിച്ചു ആയിരത്തിതൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ബാർസിലോണിയ ചേർന്നു അവിടെ cup ജയി ജയിച്ചതിനെ തുടർന്ന് sporting ലൂടെ മൂന്നുദിവസത്തേക്ക് പോയ റൊണാൾഡോക്ക് അവർ കരാർ കൊടുത്തു എന്നും പറയപ്പെടുന്നു റൊണാൾഡോ sporting ലെ മറ്റ് യുവ താരങ്ങളോടൊപ്പം sportingsporting ന്റെ Youth അക്കാദമിയായി യിൽ പരിശീലനം തുടങ്ങി sporting ലെ under പയിന പതിനാർ under പതിനേഴ് under പതിനെട്ട് B team പിന്നെ First team എന്നിവയിൽ ഓരോ season ൽ കളിച്ച ഓരോ ഒരേയൊരു കളിക്കാരനാണ് റൊണാൾഡോ sporting ഇന് വേണ്ടിയുള്ള തന്റെ ആദ്യ കളിയിൽ രണ്ടു ഗോളുകൾ നേടി റൊണാൾഡോ ശ്രദ്ധേയനായി CR seven പതിനഞ്ചാം വയസ്സിന് Rising heart എന്ന സ്ഥിതി പിടിപെട്ട റൊണാൾഡോയിനെ അമ്മയുടെ അനുമതിയുടെ sporting അധികൃതർ ആശുപത്രിയിൽ ചേർന്നു അവിടെ lasor ഉപയോഗിച്ച് operation നടത്തിയതിന് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ റൊണാ പരിശീലനം വീണ്ടും തുടങ്ങി റൊണാൾഡോയുടെ കഴിവ് ആദ്യം തിരിച്ചറിഞ്ഞത് അന്നത്തെ ലിവര്‍പൂൾ Manager ആയിരുന്ന ജോറാൾഡ് ഹോളിയെർ ആയിരുന്നു പക്ഷേ ലിവർപൂൾ അന്ന് റൊണാൾഡോയെ താങ്ങളുടെ ടീമിൽ ചേർത്തില്ല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 എല്ലാ ലിബാനിസ്റ്റ്‌തി ലിബണിലെ കളികാലത്തിന്റെ ഉദ്ഘാടന മത്സരത്തിൽ sporting മാഞ്ചസ്റ്റർടെ united നെ തോൽപ്പിച്ചപ്പോൾ റൊണാൾഡോയുടെ കഴിവ് കണ്ട മാഞ്ചസ്റ്റർ താരങ്ങൾ തങ്ങളുടെ Manager ആയ sir അലക്സ് fourteen

റൊണാൾഡോ sporting കളിച്ചത് ഈ number ൽ ആയിരുന്നു ഇതിനു കാരണം jerseynumber ഏഴ്‌ അണിയുന്ന കളിക്കാരന്റെ മേൽ ഒരുപാടു പ്രത്യക്ഷ പ്രത്യക്ഷകൾ ഉണ്ട് പ്രത്യക്ഷ united ൽ ഇതിഹാസ താരങ്ങളായ ജോർജ് ഉബേസ് പരാപ്പസ് എരിത്രസ്‌ തുടങ്ങിയ നവംബർ ഏഴ് കളിക്കാരുടെ പ്രടകടനങ്ങൾ കണ്ട് ശീലിച്ച ആരാധകർ അടുത്ത കളിക്കാരിൽ നിന്നും അതേ നിലവാരത്തിലുള്ള പ്രകടനങ്ങൾ പ്രതീക്ഷിക്കും റൊണാൾഡോ തന്നെ പറഞ്ഞിട്ടുണ്ട് താൻ manchester നുശേഷം മാഞ്ച Manager എന്നോട് ചോദിച്ചു എനിക്ക് ഏത് jersey number വേണം എന്ന് ഞാൻ ഇരുപത്തിയെട്ട് ആവശ്യപ്പെട്ടു പക്ഷേ അദ്ദേഹം പറഞ്ഞു അല്ല നീ number ഏഴ് തന്നെ അണിയും

ആറ് അറുപതാം minute ൽ പകരക്കാരനായിട്ടാണ് United ൽ തൻറെ ആദ്യ Goal നേടിയത് കളി ജയിച്ചു റൊണാൾഡോ തന്നെയാണ് ചുവന്ന ചെകുത്താന്മാരുടെ ആയിരാമത്തെ Goal നേടിയത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിയൊമ്പതാം തീയതി തോറ്റ കളിയിൽ ആ season ൽ റൊണാൾഡോ ആകെ മൊത്തം പത്തു Goal കൾ നേടി രണ്ടായിരത്തി അഞ്ച് ആരാധകർ റൊണാൾഡോവിനെ ആയി തിരഞ്ഞെടുത്തു രണ്ടായിരത്തി ആറ് നവംബർ ഡിസംബർ മാസങ്ങളിൽ തുടർച്ചയായി രണ്ടു തവണ റൊണാൾഡോ ഇതായി തിരഞ്ഞെടുക്കപ്പെട്ടു ആറു കളികളിൽ നിന്നും ഏഴ് ഗോളുകൾ നേടിയാണ് റൊണാൾഡോ ഈ ബഹുമതികൾക്ക് അർഹനായത് English Premier League ൻറെ ചരിത്രത്തിൽ ഇങ്ങനെ തുടർച്ചയായി രണ്ട് തവണ ഈ ബഹുമതി നേടുന്ന മൂന്നാമത്തെ കളിക്കാരനാണ് റൊണാൾഡോ ഡെന്നിസ് ബെർഹാം ഹോളി ഫ്ലോർ എന്നീ കളിക്കാരാണ് റൊണാൾഡോയ്യിനെ മുൻപ് ഈ നേട്ടം കൈവരിച്ച കളിക്കാരൻമാർ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 തുടർച്ചയായി രണ്ട് തുടർച്ചയായ രണ്ടാം തവണയും റൊണാൾഡോ fiplo special player of the year ആയി തിരഞ്ഞെടുക്കപ്പെട്ടു മാർച്ച് രണ്ടായിരത്തിയേഴിൽ spanish club ആയ realmandrid റൊണാൾഡോ വിനെ ലേക്ക് കൊണ്ടുപോകാൻ എൺപത് million വരെ കൊടുക്കാൻ തയ്യാറാണെന്ന് വാർത്ത പരന്നു പരന്നു. പക്ഷെ റൊണാൾഡോ യൂണൈറ്റഡുമായി അഞ്ചു വർഷത്തെ കരാർ ഒപ്പു വച്ചു ആയ്ചയിൽ നൂറ്റി നൂ നൂറ്റിഇരുപത് എന്ന ശമ്പളത്തിൽ workmanchesterunited ലെ ചരിത്രത്തിൽ ഒരു കളിക്കാരന് ലഭിച്ച ഏറ്റവും കൂടുതൽ ശമ്പളം ആണിത് തന്റെ career ഇൽ ആദ്യമായി UFFchampions league നേടി നേടിയ season ആണിത് ഈ season ഇൽ champions league top score ആവാനും അദ്ദേഹത്തിനായി final penalty shoot out ഇൽ penalty പാഴാക്കിയെങ്കിലും മാഞ്ചസ്റ്റർ goal keeper എഡ്വിൻ വാൻ save കൾ പിൻബലത്തിൽ united ജയിച്ചു ആ season ൽ തന്നെ English premier leaguge ഉം ക്രിസ്ത്യാനോ നേടി അതുവരെയുള്ള season കളിൽ ക്രിസ്റ്യാനോയുടെ മികച്ച വർഷമായിരുന്നു രണ്ടായിരത്തിയേഴ് രണ്ടായിരത്തിയെട്ട് രണ്ടായിരത്തിയൊന്പത് റൊണാൾഡോ റയൽ മാഡ്രിഡിലേക്ക് ചേര്ക്കു ചേർ ചേർക്കുന്നത് അന്നത്തെ ഏറ്റവും ഉയർന്ന വിലക്കാരായിരുന്നു ഈ കുടു കൂടുമാറ്റം ആദ്യ season ൽ ഒൻപതാം number jersey യിലാണ് ക്രിസ്ത്യാനോ അണിഞ്ഞത് റയൽ ഇതിഹാസമായിരുന്ന റോണോ ഏഴാം number jersy അണിഞ്ഞത് കൊണ്ടായിരുന്നു ക്രിസ്റ്റിയാനോ ഒൻപതാം number jersey തിരഞ്ഞെടുത്തത് അദ്ദേഹത്തിന്റെ റയലിലേക്ക്

ക്രിസ്റ്റനോയ്ക്ക് jersey കൊടുത്തു club ലേക്ക് സ്വാഗതം ചെയ്തത് റയലിലെ ക്രിസ്ത്യാനോ അരങ്ങേറ്റം കുറിച്ചത് കുരനാണ് ആ മത്സരത്തിൽ തന്നെ ക്രിസ്ത്യാനോ തന്റെ ആദ്യ goal നേടുകയും ചെയ്തു സുരേ ഫുറേജിന് എതിരായ മത്സരത്തിൽ രണ്ടു അതിമനോഹരമായ freak കളിലൂടെ freak ലൂടെ റയലിന് champions league ഉം ക്രിസ്ത്യാനോ score ചെയ്തുകൊടുത്തു പിന്നീട് ക്രിസ്റ്യാനോയെ പരുക്കുകൾ വലച്ച വലച്ചു അതുകൊണ്ടു തന്നെ ആദ്യ ആദ്യ season ൽ കിരീടങ്ങളൊന്നും നേടാൻ ക്രിസ്റ്റിയാനോയ്ക്ക് കഴിഞ്ഞില്ല എന്നാൽ തന്റെ ആദ്യ season ൽ തന്നെ മുപ്പ മൂന്നു goal ഉകൾ

Hello

ആഹ് ആഹ് ആഹ് സുഗാണല്ലോ അല്ലെ മോനെ

ആഹ് ഇവിടെ ഇവിടെ തണുപ്പല്ലേ ഇവിടെ ഒര് അതി ശൈത്യമായിരുന്നു ഇപ്പങ് കൊറഞ്ഞ് വന്നിട്ടുണ്ട്

ഇപ്പൊ ഇവിടെ Minus നല്ല താഴോട്ട് പോയില്ലേ Minus മുപ്പത് നാപ്പത്

അപ്പൊ നമുക്കൊന്ന് പൊറത്തെറങ്ങാനോ ഒന്നിനും പറ്റത്തില്ല ഒന്നിനും ഒരു കാര്യത്തിനും ഏറ്റോം വല്യ കഷ്ട്ടൊന്ന് വെച്ച ഇവിടെ ഈ Current ഇല്ലാരുന്നു വൈദ്യുതി അതെ വൈദ്യുതി നിലച്ചിരുന്നു

അത് കൊണ്ട് നമുക്ക് ആ അതെ നമുക്കിവിടെ Heater ഇടാനോ അങ്ങനെ ഒന്നിനും പറ്റില്ല തണുത്ത് വെറച്ച്

അതെ നമുക്കിവിടെ Heater ഇടാൻ പോലും പറ്റിയില്ലാരുന്നു വളരെ തണുപ്പാരുന്നു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

ഇല്ല Class ഇല്ലാരുന്നു തണുപ്പായത് കൊണ്ട് Class ഇല്ലാരുന്നു ഒന്നുല്ലാരുന്നു കടകള് പോലും തൊറന്നിട്ടില്ലാരുന്നു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

ആഹ് കണ്ടു എന്നാൽ ഇത്രക്ക് ഞാനങ്ങോട്ട് പ്രധീക്ഷിച്ചില്ല ആഹ് ഭയങ്കര തണുപ്പാ ഭയങ്കര തണുപ്പാര്ന്ന് നമ്മളെന്താ ചെയ്യന്നെന്ന് വെച്ച നമ്മുടെ സുഹൃത്തുക്കളൊക്കെക്കൂടെ ചേർന്ന് ഇവിടെ മരങ്ങള് കാണും ഈ മരങ്ങളൊക്കെ ഒണങ്ങി ഒണങ്ങി നിക്കുന്ന മരങ്ങള് കാണും അതെല്ലാം ചില്ല

അങ്ങനെ നമ്മളൊരു ഒരു Steal ൻറെ ഒരു പാത്രോക്കെ വെച്ചു അതിനാത്ത തീയിട്ട് കഴിഞ്ഞോണ്ടിരുന്നേ രാത്രി രാത്രിയാ അങ്ങോട്ട് തണുപ്പിരച്ച് കേറുന്നേ നമ്മളീ മൂന്ന് Pant മൂന്ന് Pant നാല് Pant ഓക്കേ ഇട്ടിട് അതിൻറെ മോളിക്കൂടെ നാലഞ്ച് Shirt ഒക്കെ ഇട്ട് എന്ത് Jacket ഒക്കെ ഇട്ടാലും തണുപ്പിങ്ങനെ എരച്ച് കേറിക്കൊണ്ടിരിക്കും ഭയങ്കര കഷ്ട്ടായിരിക്കുവല്ലേ ഈ കാലാവസ്ഥ അസുഗോള്ള ആളുകൾക്ക് പറയണ്ട അല്ലെ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

കേക്കാവോ മാമി ആ നമ്മള് പാത്രത്തില് വെള്ളവെടുക്കും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 നമ്മള് പാത്രത്തില് വെള്ളവെടുത്തിട്ട് വെള്ളം തെളപ്പിച്ച് ആ തെളച്ച വെള്ളം കൊണ്ട് നമ്മളീ Pipe ൻറെ കൊഴല് വഴി ഒഴിച്ചുകൊടുക്കും